GChemPaintന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് GChemPaintനെ കുറിച്ച്
അതിന്റെ ഉപയോഗവും നേട്ടങ്ങളും
ഇൻസ്റ്റലേഷൻ ഒരു പുതിയ ഫയൽ തുറക്കുന്നത്
മെനുബാർ ടൂൾബാർ സ്റ്റാറ്റസ് ബാർ എന്നിവ
കൂടാതെ ഡിസ്പ്ലേ ആരിയ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ടൂൾ ബോക്സിന്റെ ഉപയോഗം
gchempaint എക്സ്റ്റെൻഷൻ ഡ്രാവിംഗ് സേവ് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204 ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210 ഈ ട്യൂട്ടോറിയലിനായി എട്ടാം ക്ലാസ്സ് വരെയുള്ള രസതന്ത്രം അറിഞ്ഞിരിക്കണം
ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ ഉപയോഗിച്ച് ഗ്ചെമ്പെയിന്റ് എളുപ്പത്തിൽ ഇൻസ്റ്റോൾ ചെയ്യാം
ഉബുന്റു സോഫ്റ്റ്വെയർ Centerനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉബുന്റു ലിനക്സ് ട്യൂട്ടോറിയൽസ് സന്ദർശിക്കുക
എന്താണ് ഗ്ചെമ്പെയിന്റ്
ഗ്ചെമ്പെയിന്റ് ഒരു ട്വോ ഡൈമെൻഷണൽ കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ ആണ്
ഇതിന് ഒരു മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് ഇന്റർഫേസ് ഉണ്ട്
ഇത് നിങ്ങളെ ട്വോ ഡൈമെൻഷണൽ കെമിക്കൽ സ്ട്രക്ചർസ് വരയ്ക്കുവാനും കാണിക്കുവാനും സഹായിക്കുന്നു
ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാൻ കഴിയുന്നു
bondsന്റെ നീളം കോൺ വീതി എന്നിവയിൽ മാറ്റം വരുത്താൻ കഴിയുന്നു
കെമിക്കൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് compoundsന്റെ മോളിക്യുലർ വെയ്റ്റ് കാണുവാൻ കഴിയുന്നു
ഇത് കെമിക്കൽ സ്ട്രക്ചർസ് എളുപ്പത്തിൽ കാണുവാൻ സഹായിക്കുന്നു
ട്വോ ഡൈമെൻഷണൽ structuresകളെ ത്രീ ഡൈമെൻഷണൽ സ്ട്രക്ചർസ് ആക്കി മാറ്റുന്നു
സ്ട്രക്ചർസ് വലുതാക്കി കാണുവാൻ കഴിയുന്നു
atomsനെ ഓട്ടോമാറ്റിക് ആയോ മാന്യുയൽ ആയോ നൽകാൻ കഴിയുന്നു
ആദ്യമായി ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്പ്ലിക്കേഷൻ തുറക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
ഡാഷ് homeൽ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന സെർച്ച് barൽ ഗ്ചെമ്പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ടെർമിനലിൽ നിന്നും ഗ്ചെമ്പെയിന്റ് ആപ്പ്ലിക്കേഷൻ തുറക്കാവുന്നതാണ്
ടെർമിനൽ തുറക്കാനായി CTRL എടിഎൽ T കീ കൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് ആപ്പ്ലിക്കേഷൻ തുറക്കുന്നു
ഇതാണ് ഗ്ചെമ്പെയിന്റ് വിൻഡോ
ഇത് മെനുബാർ
മറ്റ് വിൻഡോ ആപ്പ്ലിക്കേഷനുകളെ പോലെ GChempaintനും ഒരു സ്റ്റാൻഡർഡ് menu ബാർ ഉണ്ട്
മേനു ബാർ ഫൈൽ എഡിറ്റ് വ്യൂ ടൂൾസ് വിൻഡോസ് ഹെൽപ്പ് തുടങ്ങിയ ഓപ്ഷനുകൾ ഉൾകൊള്ളുന്നു
സാധാരണയായി ഉപയോഗിക്കുന്ന കമാൻഡുകൾ Toolbarൽ ഐക്കണുകളായി കാണപ്പെടുന്നു
ഒരു പുതിയ ഫയൽ തുറക്കുക നിലവിലുള്ള ഫയൽ തുറക്കുക ഫയൽ സേവ് ചെയ്യുക ഫയൽ പ്രിന്റ് ചെയ്യുക തുടങ്ങിയ പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഐക്കണുകൾ ഇവിടെയുണ്ട്
ഇതാണ് ഡിസ്പ്ലേ ആരിയ
ഡിസ്പ്ലേ ആരിയ അതിന്റെ ഘടനയും നമ്മൾ വരയ്ക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫയലിന്റെ ഉള്ളടക്കവും structuresഉം കാണിക്കുന്നു
ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ടൂൾസ് ഡ്രാഗ് ചെയ്ത് ഡിസ്പ്ലേ areaയിൽ ഡ്രോപ്പ് ചെയ്യാൻ കഴിയും
നിലവിൽ GChemPaintൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വിവരം സ്റ്റാറ്റുസ്ബാർ നൽകുന്നു
കൂടാതെ മേനു itemsനെ കുറിച്ചുള്ള വിവരങ്ങളും ഇത് നൽകുന്നു
ഇപ്പോൾ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് വിശദമാക്കാം
ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് വിൻഡോ തുറക്കാനായി ഫൈൽ മെനു ക്ലിക്ക് ചെയ്യുക
Propertiesലേക്ക് പോയി അതിൽ ക്ലിക്ക് ചെയ്യുക
ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് വിൻഡോ തുറക്കുന്നു
ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് വിൻഡോ വലുതാക്കാനായി അത് ഡ്രാഗ് ചെയ്യുന്നു
ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് വിൻഡോയ്ക്ക് താഴെയുള്ള ഫീൽഡ്സ് ഇവയാണ്
ടൈറ്റിൽ നമുക്ക് ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ പ്രൊപ്പേൻ എന്ന് ടൈപ്പ് ചെയ്യാം
ഓത്തോർസ് നാമെ എഴുതുന്ന ആളുടെ പേര് മധുരി എന്ന് നൽകാം
Email- ഇത് ഒഴിച്ചിടാം
ഹിസ്റ്ററി - ഈ ഫീൽഡ് ഡോക്യുമെന്റിന്റെ ക്രിയേഷൻ ഡേറ്റ് കാണിക്കുന്നു
ഇത് ഡോക്യുമെന്റിന്റെ റിവിഷൻ dateഉം കാണിക്കുന്നു
ഇതിനർത്ഥം ഈ ഡോക്യുമെന്റ് അടുത്തതായി എഡിറ്റ് ചെയ്യുന്ന ഡേറ്റ്
തേമെ ഈ ഫീൽഡിൽ GChemPaintഎന്ന് തന്നെ കൊടുക്കാം
കമെന്റ്സ് കമെന്റ്സ് ഫീൽഡിൽ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർക്കാൻ കഴിയുന്നു
നമുക്ക് compoundന്റെ പേരും ഫോർമുലയും എന്റർ ചെയ്യാം
പ്രൊപ്പേൻ ch3 ch2 ച്ച്3 വിൻഡോ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
അടുത്തതായി ടൂൾബോക്സ് നോക്കാം
വ്യത്യസ്ഥ toolsനുള്ള ബട്ടണുകൾ Toolboxൽ ഉണ്ട്
പ്രവർത്തന സജ്ജമായ ഡോക്യുമെന്റ് വിൻഡോയോടൊപ്പം Toolboxഉം കാണിക്കുന്നു
ഇപ്പോൾ ടൂൾബോക്സ് ബട്ടണുകൾ ഉപയോഗിച്ച് structureകൾ വരയ്ക്കാം
ആദ്യമായി propaneന്റെ സ്ട്രക്ചർ വരയ്ക്കാം
ch3 ch2 ച്ച്3 ആണ് പ്രൊപ്പേൻ
ഒരു കാർബൺ ചെയിൻ വരയ്ക്കുന്നതിനായി ടൂൾ ബോക്സിൽ നിന്നും അഡ് a ചെയിൻ ടൂൾ ഉപയോഗിക്കാം
അഡ് a ചെയിൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ഡിസ്പ്ലേ areaൽ ഒരു Carbonന്റെ ചെയിൻ വരയ്ക്കപ്പെടുന്നു
ചെയിനിന്റെ ഓറിയന്റേഷൻ മാറ്റുന്നതിനായി അഡ് a ചെയിൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക
ഡിസ്പ്ലേ areaയിൽ mouseന്റെ ഇടത്തേ ബട്ടൺ അമർത്തി പിടിച്ച് കൊണ്ട് ചെയിൻ ഓറിയന്റ് ചെയ്യുക
ചെയിനിന്റെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്നത് വരെ ബട്ടൺ റിലീസ് ചെയ്യരുത്
ഡയറക്ഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം ബട്ടൺ റിലീസ് ചെയ്യുക
കാർബൺ ചെയിൻ വരയ്ക്കപ്പെട്ടതായി കാണാം
ശ്രദ്ധിക്കുക ഒരിക്കൽ നമ്മൾ ഡിസ്പ്ലേ ആരിയ ക്ലിക്ക് ചെയ്താൽ ചെയിനിന്റെ lengthഉം ഓറിയന്റേഷനും ഫിക്സ് ചെയ്യപ്പെടുന്നു
ഇപ്പോൾ നമുക്ക് ചെയിനിലെ ഓരോ പൊസിഷനിലും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യാം
ഇവിടെ നമുക്ക് അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി മൂന്ന് പൊസിഷൻസ് ഉണ്ട്
ആദ്യത്തെ പോസിഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഒരു സബ്മെനു തുറക്കുന്നു
ആ പൊസിഷനിൽ ആറ്റം ഡിസ്പ്ലേ ചെയ്യുന്നതിനായി അട്ടോം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഡിസ്പ്ലേ symbolൽ ക്ലിക്ക് ചെയ്യുക
അത് പോലെ എല്ലാ പൊസിഷനിലും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യുക
റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആറ്റം തിരഞ്ഞെടുക്കുക
ഡിസ്പ്ലേ symbolൽ ക്ലിക്ക് ചെയ്യുക
അങ്ങനെ Propaneന്റെ സ്ട്രക്ചർ വരയ്ക്കപ്പെട്ടിരിക്കുന്നു
അടുത്തതായി അതേ വിൻഡോയിൽ പെന്റനെ സ്ട്രക്ചർ വരയ്ക്കാം
അഡ് a ചെയിൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ചെയിൻ ലെങ്ത് കൂട്ടുന്നതിനായി മൌസിന്റെ ഇടത്തേ ബട്ടണിൽ അമർത്തി പിടിച്ച് കൊണ്ട് കർസർ ഡ്രാഗ് ചെയ്യുക
ഇഷ്ടമുള്ള directionലേക്ക് ഓറിയന്റേഷൻ മാറ്റിയതിന് ശേഷം ഇടത്തേ മൌസ് ബട്ടൺ വിടുക
എല്ലാ പൊസിഷനിലെയും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യാം
നമുക്ക് ഇവിടെ അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി അഞ്ച് പൊസിഷനുകൾ ഉണ്ട്
ആദ്യത്തെ പൊസിഷനിൽ അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഒരു സബ്മെനു തുറക്കുന്നു
അറ്റോംസ് തിരഞ്ഞെടുത്ത് ഡിസ്പ്ലേ symbolലിൽ ക്ലിക്ക് ചെയ്യുക
അതുപോലെ എല്ലാ പൊസിഷനിലെയും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യുക
അങ്ങനെ pentaneന്റെ structureഉം വരയ്ക്കപ്പെട്ടു
ഫയൽ സേവ് ചെയ്യുക
ഫൈൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സേവ് എഎസ് തിരഞ്ഞെടുക്കുക
സേവ് എഎസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫൈൽ typeനായി ഡ്രോപ്പ് ഡൌൺ അറോ ക്ലിക്ക് ചെയ്യുക
വിവിധ സേവ് ഫോർമാറ്റുകൾ കാണുന്നു
2ഡ് കെമിക്കൽ സ്ട്രക്ചർ തിരഞ്ഞെടുക്കുക
propaneഗ്ചെമ്പെയിന്റ് എന്ന് ഫയലിന് പേര് നൽകുന്നു
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
gchempaint എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യപ്പെട്ടു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഗ്ചെമ്പെയിന്റ് അതിന്റെ ഉപയോഗവും നേട്ടങ്ങളും
ഇൻസ്റ്റലേഷൻ ഒരു പുതിയ ഫയൽ തുറക്കുന്നത്
മെനുബാർ ടൂൾബാർ സ്റ്റാറ്റസ് ബാർ എന്നിവ
കൂടാതെ ഡിസ്പ്ലേ ആരിയ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ടൂൾ ബോക്സ് ഉപയോഗിക്കുന്നത് gchempaint എന്ന എക്സ്റ്റൻഷനോടെ ഡ്രാവിംഗ് സേവ് ചെയ്യുന്നത്
ഒരു അസൈൻമെന്റ് 1n ഹെക്സാനെ n ഒക്ടേൻ എന്നിവയുടെ structureകൾ വരയ്ക്കുക
ഓറിയന്റേഷനിൽ മാറ്റം വരുത്തുക
3ഓരോ പൊസിഷനിലേയും അറ്റോംസ് ഡിസ്പ്ലേ ചെയ്യുക
അസൈൻമെന്റിന്റെ ഔട്ട്പുട്ട് ഇതേ പോലെ ആയിരിക്കണം
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ